ഒരാള്‍ നന്നായാല്‍ ഇവിടെ നാട് നന്നായിയെന്നു പറയും. നാട് നന്നായാല്‍ ആ ലോകം തന്നെ നന്നാകാന്‍ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നതെല്ലാം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഡാ എന്തല്ലാം വിശേഷം ഹായ് എന്തല്ലാണ് സുഖോല്ലേ ആ സുഖം തന്നെ ഇങ്ങനേ പോകുന്നു പിന്നെ കോളേജിലെല്ലാം പോയിട്ടില്ലേ കോളേജെല്ലാം പോവാൻ ഇങ്ങനെ അവസ്ഥ യാണ് വെറുതേ പോവുന്നു attendance മേടിക്കാൻ പോവുന്നു വരുന്നു. അതന്നെല്ലേ ഒരു അടിപൊളിയായിട്ട് entertainment കൊറവാണല്ലേ ഇപ്പം. entertainment ഒന്നുമില്ലഒരു എടക്ക് exam വരും, എടക്ക് class ഉം വേറൊന്നും ഇല്ല. തന്നെ എങ്ങനെ ഇനി പടത്തിനെല്ലാം പോക്കുണ്ടോ? സിനിമക്ക് പോവൂട സിനിമയല്ലാണ്ട് സിനിമയാണ് main ഞാന് വീട്ടീന്ന് കാണുന്നത് തന്നെ. വീട്ടീന്ന് കൊറച്ചു ഇങ്ങനെ series ഉം cinema യൊക്കെയായിട്ട് ഇങ്ങനെ പോവും.

അഹ് sex life ഇല്ലേ അത് തന്നെ ആ അത് കൊഴപ്പോല്ലാത്ത series, ഇങ്ങനെ കണ്ടിരിക്കാം ആ നീ lost കണ്ടിരുന്നോ? lost കണ്ടിട്ടില്ലാടാ കുറേ പേര് നല്ല അഭിപ്രായംപറയുന്നത് കേട്ടിട്ടുണ്ട്. കുറേ ആള് recommend ഉം ചെയ്തു പിന്നെ എനിക്ക് കുറേ episode ഉണ്ടല്ലോ. അതുകൊണ്ട് കാണാൻ തുടങ്ങിയാൽ തീരുമോന്നുള്ളൊരു പേടി. അപ്പോ കുറച്ചൊന്നു free എല്ലാം ആയ സമയത്തു കാണാം എന്നു വിചാരിച്ചിരിക്കയാ ആ നൂറ്റിയിരുപത് episode എങ്ങാനുമുണ്ട് പക്ഷേ അടിപൊളിയാണ് ഞാനിപ്പം city blinder ആ കണ്ടോണ്ടിരിക്കണേ ആ എങ്ങനെ? പടമെങ്ങനെ? series എങ്ങനെ?

എന്താണെന്നുവച്ചാല് ഭയങ്കര lag ആയിരിക്കും. ഒരു നല്ല കഥ പറയുന്നു ആർക്കും ഒരു ദഹിക്കൂല്ല ഇപ്പൊ money heist എങ്കില് അടിയും പിടിയുമെല്ലാമല്ലേ എല്ലാവർക്കും ഇഷ്ടാവൂല്ല ആ അത് money heist പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു series ആ എന്താന്നുവച്ചാ കണ്ടിരുന്നാ അത് നിർത്താൻ തോന്നൂല്ല. എനിക്ക് എന്തോ ഞാൻ ഇതുവരെകണ്ടേല് വച്ച് കണ്ടേല് വച്ചിട്ടെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ thrilling ഉ അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് thrilling series thrilling movies എല്ലാം ഭയങ്കര ഇഷ്ടാ. അപ്പൊ ആ ഒരു രീതിയാ അതാ ഞാൻ പറഞ്ഞെ അപ്പീ അപ്പൊ അത് കണ്ടിട്ട് പെട്ടെന്നീ blinder എല്ലാം കാണുമ്പോ അഹ് ആർക്കും അങ്ങോട്ട് okay ആവൂല്ല ചിലപ്പോ പക്ഷേങ്കില് അത്രക്ക് അടിപൊളിയായിട്ടാണിത്‌ make ചെയ്തേ ഭയങ്കര classic എന്നെല്ലാം പറഞ്ഞാല് അത്രയ്ക്ക് അടിപൊളിയാണ് ഞാനിപ്പോ forth season കഴിഞ്ഞു.

ഓ അടിപൊളി അല്ലേ? ഉം കാണണം നല്ല ക്ഷമയോടെ കാണണം പക്ഷെ ക്ഷമ അതാണ് ഇപ്പൊ അഹ് നല്ല ഒരു അടിപൊളിയായിട്ടു പോവുന്നതാണെങ്കിൽ കൊഴപ്പമില്ല ഇങ്ങനെ നീ പറഞ്ഞപോലെ ആ ഒരു range എനിക്ക് ആവോന്നറിയില്ല

ആ അത് കണ്ടിട്ടുണ്ടായി അത് പക്ഷേങ്കില് അടിപൊളിയല്ലേ? അത് ഇതുപോലെ ഒരു thrilling ആയതുകൊണ്ട് നല്ല രസമുണ്ടായി കാണാൻ

പിന്നെയുള്ളത് stranger things അല്ലേ? അതെല്ലാം പിന്നെയെല്ലാരും കണ്ടിട്ടുണ്ടാവൂല്ലോ ആ അതെല്ലാം അത് അതിപ്പോ ആ സമയത്ത് അതിറങ്ങിയ സമയത്തു നല്ല viral ആയ ഒരു series അല്ലേനു? കുറേ ആയപ്പോ ചോദിക്കുന്ന കൂട്ടുകാരെല്ലാം അവരെല്ലാം പറഞ്ഞു കണ്ടിട്ടുണ്ടായികണ്ടിട്ടുണ്ടായി അടിപൊളിയാ അടിപൊളിയാ പിന്നെ നല്ല നല്ല ഒരു reach കിട്ടിയ സാധനാ അത്. അതു മാത്രമല്ല അതെല്ലാം കാണുമ്പോൾ ഭയങ്കര nostalgia അല്ലെ? നമ്മടെ പണ്ടത്തെ കാലം ആ അങ്ങിനെയുണ്ട്

പിന്നെ വേറെ എനിക്ക് മൊത്തത്തിൽ അങ്ങിനെ ഇഷ്ടപ്പെട്ട പടവും series ഉം ഒക്കെ ഇതാ.

അഹ് പണ്ടെല്ലാം എന്താ ചെയ്യണേന്നു വച്ചാല് ഞാൻ കാകാണാൻ തുടങ്ങുന്ന സമയത്തെല്ലാം വെറും മലയാള സിനിമ മാത്രാ കാണുക. എന്താന്ന് വച്ചാല് നമുക്കതല്ലേ മനസ്സിലാവൂ.

ആഹാ

എന്നിട്ട് അവരുടെ work ഉണ്ടാവില്ലേ? അവരുടെ നല്ല സിനിമ നല്ല rate ചെയ്ത സിനിമ നോക്കീട്ട് കാണും. അങ്ങനെയാണ് പരിപാടി. പിന്നെ പിന്നെ നല്ല നല്ല suggestions എല്ലാം വരാൻ തുടങ്ങി. netflix എല്ലാം ആയൊരു popular ആയൊരു അതിന്റെ ആ അങ്ങനെയാണ് പരിപാടി

series കാണല്. അന്ന്അന്നേരത്തെയൊക്കെ entertainment ശരിക്കും പറഞ്ഞാ അതാ. പിന്നെ കളിയ്ക്കാൻ പോക്കുണ്ട് പിള്ളേരുടെയൊപ്പം അത് വേറെ തന്നെ life ഉ അത് വേറെ തന്നെ entertainment അല്ലേ മോനെ. വൈകുന്നേരം stress relief അല്ലേ? school school ലെ പരിപാടികള് നമ്മളെല്ലാം football അല്ലേ കളിക്കാറ്‌. ഏതു ജാതി കളിയായിരുന്നുവെന്നറിയോ? ഓ വൈകുന്നേരം വന്നാ ഒരു കൊറച്ചു ഒരുഒരു ഒരഞ്ചട്ടാള് എപ്പോഴും ഉണ്ടാവും കളിക്കാൻ. ആഹാ എല്ലാരും അ അടിപൊളിയല്ലേ football കളിച്ചിട്ട് ഇങ്ങനെ തളർന്നിട്ടാ വീട്ടി പോവ്വാ. വന്ന് കുളിച്ചു പിന്നെ കെടത്തായിരിക്കും പഠിക്കലൊന്നും ഉണ്ടാവൂല്ല

അന്നേരം എന്ത് turff വന്നേ. മറ്റേ ഒരു മറ്റേ ഒരു പറമ്പ് പോലത്തെ ground ആണെടാ ആ സമയത്തു പറഞ്ഞപോലെ പണ്ടത് തന്നെയല്ലേ main അല്ലേ? നമ്മളങ്ങനെ cricket എല്ലാം കളിക്കാറുണ്ട് പിന്നെ shuttle ഉ അതെല്ലാം കളിക്കാറുണ്ട് football ഉ പൊതുവേ കുറവാ cricket shuttle ഉ എല്ലാം കളിച്ചിട്ടുണ്ട് cricket ഉ മറ്റേ നമ്മടെ

അങ്ങനെയല്ലേ കളിക്കല്

പിന്നേ നിൻ്റെ പാട്ട് ഇനി പാട്ടുംപാടുമോ ചില സമയത്തു് പഠിത്തമില്ലെങ്കിലുംപാടലുണ്ടോ? പാട്ടെല്ലാം ആ സമയത്തു ഉള്ള ഒരു രസമായിരുന്നു. പാട്ട് ഇപ്പൊ പുതിയ പാട്ടെല്ലാം വന്നാ അങ്ങനെ തന്നെപാടി ഇപ്പൊ travel ചെയ്യുമ്പോളെല്ലാം തന്നെ പാടിപ്പോവും. അഹ് class ഇലിരിക്കുമ്പോ

എന്ത്? അടിപൊളിയായിട്ട് പാടൂല്ലേ നീ ഇപ്പോഴെന്താ പാടാത്തെ? പാടെടാ ഭയങ്കര entertainment ആയിട്ട് ഏയ് ഇപ്പൊ മടി പിടിച്ചെടാ കുറേ മടി ഒന്നും പിടിക്കാൻ പാടില്ല ഉഷാറായി പാടണം ആ പാടാല്ലോ ഇനിയും സമയമുണ്ടല്ലോ ഇന്നെന്ത് പരിപാടി? വേറെന്താ ഇപ്പൊ? ഇനി എങ്ങിനെ എനിക്കിപ്പൊ പുതിയ ഏതിലാ പടം? ഞാൻ ഞാനിപ്പോ talkies ല് പോക്ക് കുറവാ നിനക്കറിയില്ലേ? അപ്പോപ്പിന്നെ പുതിയ പടമേതാ അങ്ങനെ ഒന്നും വലിയ idea ഇല്ല

പിന്നെ എറങ്ങിയത് ഏതോ ഒരു തമിഴ് പടം ഡാഡയോ അങ്ങനെ എന്തോ ഒരു പടമാ. പിന്നെ ക്രിസ്റ്റി ഇറങ്ങി. ക്രിസ്റ്റി നമ്മള് theatre ൽ പോയി കണ്ടിരുന്നു ഓ എങ്ങിനെ അടിപൊളിയാ? അടിപൊളിയാണോന്നു ചോദിച്ചു കഴിഞ്ഞാല്‍

അത് പറയുമ്പോഴാ നമ്മടെ പണ്ടത്തെ പ്രേമം ഓർമ്മ വരുന്നേ മലര് അല്ലേ പടം അൽഫോൻസ് പുത്രൻറ അല്ലേ? അയാഅയാള്‍ ഏത് എന്ത് കിടിലൻ പടം എടുത്തുവച്ചിട്ട് പക്ഷെ ഇപ്പോ ആ gold കണ്ടിരുന്നോ നീ? gold ഏതാടാ എനക്ക് cinema ൻറെ പേരൊന്നും വലിയ idea ഇല്ല ഓൻറെ തന്നെ ആ പ്രേമം സിനിമ എടുത്ത director ടെ പടമാണ് gold. ആ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും

അഹ് ആ director എ ﻿ വിചാരിച്ചിട്ടു പോയി കണ്ടേ നോക്കുമ്പോ ഒന്നിനും കൊള്ളുന്നില്ല പടം

അത് ഞാൻ കണ്ടു അത് ഞാൻ കണ്ടു അടിപൊളി cinema യാണ്. ആ പറയുന്ന കേട്ടിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ family ആയിട്ട് അല്ലാണ്ട് friends ൻറെ ഒപ്പും കൂടുതലും പോയി കാണുന്നുണ്ട്ന്ന് എൻറെ മോനെ ചിരിച്ചു ചിരിച്ചു ചിരിച്ചു ചാവാം അത്രക്ക് അടിപൊളിയാണ് എന്നുപറഞ്ഞാല് ഒരു കുറച്ചു team of ആൾക്കാരുടെ hostel കഥയാന്ന് പറയുന്നേ ആ അതിൻറെ അകത്തുനിന്നു ouija board എല്ലാം കളിച്ചിട്ട് fun ആവുന്നേ ചിരിച്ചു ചിരിച്ചു ചിരിച്ചു ചാവും മോനെ എന്നാ ശരിക്കും കാണണം കേട്ടോ ഒരു ദിവസം പോയിട്ട് കാണണം stress എല്ലാംഅങ്ങു പോവും കണ്ടാല് അതെല്ലാമല്ലേ ഒരു entertainment അല്ലേ?

പിന്നെ വേറെന്താ ഉള്ള?

എന്ത് arts ആണോ? ആ arts ഉ fest ഉ അങ്ങിനെയെല്ലാം വരുന്നില്ലേ എന്തേ നിൻ്റെ പരിപാടിയൊന്നുമില്ലേ tech fest ന് ഒന്നും

നീ എങ്ങനെയാ ഇപ്പൊ പണ്ട് പഠിക്കുമ്പോഴെല്ലാം പാട്ട് dance ഒക്കെ ചെയ്യാറുണ്ടോ?

ആകെയുള്ള പരിപാടി സിനിമ കാണണ തന്നെയാ. ഷാരൂഖ് ഖാൻ്റെ പത്താൻ കണ്ടിരുന്നോ ഇപ്പൊ ഇറങ്ങിയ last ഇറങ്ങിയ പത്താൻ ആ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായി പത്താൻ ആഹ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഷാരൂഖ് ഖാൻ്റെ nice പടാന്നു എല്ലാം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല nice സിനിമയാ nice ന്ന് പറഞ്ഞാല് വല്യ കഥയൊന്നും ﻿ വല്യ ഒരു ഇതൊന്നും പ്രതീക്ഷിച്ചു പോണ്ടാ realistic ഒന്നുമല്ല വെറുതേ വെടീം പൊകേം പക്ഷേങ്കില് ഷാരൂഖ് ഖാനെ screen ൽ കാണുമ്പോഴുള്ള ഒരു രോമാഞ്ചം അതുണ്ടാവും. ആ ഷാരൂഖ് ഖാൻ എന്തായാലും ഷാരൂഖ് ഖാൻ അല്ലേല്ലേ? അവൻ തന്നെയാ എത്ര ആയിരം കോടി എങ്ങാനും കിട്ടീന്നു പറയുന്ന കേട്ടു

വേറെന്താ പിന്നെ phone കിട്ടിയാ നമ്മൾക്ക് വേറൊന്നും വേണ്ട phone ഇലിരുന്ന് screen നോക്കലും insta കഴിഞ്ഞാ whatsapp whatsapp കഴിഞ്ഞാ facebook അതാ അവസ്‌ഥ ഓരോ reels നല്ലായിരിക്കും reels ഓളികളെക്കൊണ്ടു നിക്കാൻ പറ്റണില്ലഎന്തെല്ലാമാടാ reel വരുന്നേ മറ്റേ എന്തെല്ലാം അത് തന്നെ ഇപ്പൊ നമ്മള് എവിടെ പ്പോയാലും നമ്മള് ഇതിപ്പോ insta തുറന്ന് reel തന്നെ നോക്കിപ്പോവൂല്ലേ അത് തുറന്നവരാണെങ്കിൽ ഇങ്ങനെ slide ചെയ്ത്‌ slide ചെയ്‌ത്‌ slide ചെയ്ത്‌ സമയം പോവുന്നത് അറിയുന്നേയില്ല അതിൽ തന്നെ ഇങ്ങനെ മുഴുകി പ്പോവും രണ്ടു മൂന്നു മണിക്കൂറല്ലേ reel കാണുന്നത് എൻ്റെ വീട്ടില് വൈഫൈഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പുറത്തെല്ലാം പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കൂല്ലേഅന്നേരം ഇങ്ങനെറീൽ ഉം വച്ചിരിക്കുകയാ ചെയ്യാ ആകെ രണ്ടു GB അല്ലേ net ചെയ്‌തിട്ടുണ്ടാവൂ വീട്ടില് WIFI ഉള്ളതുകൊണ്ട് നോക്കുമ്പോ reel കണ്ടിട്ട് data കഴിഞ്ഞൂന്നു പറയുമ്പോഴാ നിർത്താ അതുവരെ ഒരിതുമുണ്ടാവൂല്ല

പക്ഷേ അത് കാണുമ്പോ ഒരിതാണുകേട്ടോ stress അതായത് ഇങ്ങനെഅങ്ങ് കണ്ടിരുന്നു പോവുന്നില്ല മൂന്നാല് മണിക്കൂറ് അതെ ആ ഒരു നമ്മള് ആ സമയത്തേക്കുള്ളൊരു happiness entertainment അതെല്ലാം പക്ഷേങ്കില് പരീക്ഷയെല്ലാം വരുമ്പോഴാണ് നേരെ തിരിയാ ഇതിൻ്റെ അകത്തുതന്നെ ആയിപ്പോവും ആ അതാണ് നമ്മളിപ്പോ ഒരു notification വന്ന് തുറക്കുന്നതായിരിക്കും പക്ഷേങ്കില് തുറന്നാപ്പിന്നെ ഇതുതന്നെ അങ്ങോട്ടുമിങ്ങോട്ടും മാറിമാറി സമയം പോവുന്നതറിയില്ല പിന്നെന്തപ്പെഅതിലൂടെ ആരുടെ ID എല്ലാം ഉള്ളെ എന്നറിയാ സുഖോല്ലേ ആ ഇതാ ഇപ്പൊ company ആവൂടാ നമ്മള് വേറെ പിള്ളേര് ഇപ്പൊ വേറെ നാട്ടിലെ പിള്ളേര്‌ എല്ലാം ആയിട്ട് എല്ലാം തന്നെ company ആവൂല്ലേ

അങ്ങനെ ഒരു പ്രശ്‍നം ഉണ്ട് അതേപോലെ social media ന്നു പറയുമ്പോ അത് ഇങ്ങനെ hackers എല്ലാം ഇപ്പം കൂടുന്നുണ്ടല്ലോ hackers ഒ ഈ phone തന്നെ പ്രശ്നാ ഇരുന്നിട്ട് നമ്മളിപ്പം പരസ്പരം സംസാരിക്കുന്ന കാര്യയൊന്നും പിന്നെ തുറന്നു നോക്കുമ്പോ ദേ ad വരുന്നു ആഹ് അങ്ങനെ ഒരു പ്രശ്‍നം ഉണ്ട്

കുറച്ചെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നത്. android ഒന്നും വിശ്വസിക്കാനേ പറ്റൂല്ല ല്ലേ

ആടാ എല്ലാം നമ്മളെ പറ്റിക്കല് തന്നെ മേടിക്കുന്ന അവര് എങ്ങനെയായിരിക്കും അതാണ് പരിപാടി പിന്നെന്താ life എല്ലാം എങ്ങനെ പോവുന്നു life എല്ലാം ബോറാടാ ആകെ series series series ഓ പുറത്തേക്കൊന്നുംപോകാൻ, പോക്കില്ലേ?

രാവിലെ വിട്ടതാ രാവിലെന്ന് പറഞ്ഞാല് ഏതോ ഒരു exam കഴിഞ്ഞ പാടെ പോയതാ അതുകൊണ്ട് വീട്ടീന്ന്

എന്നിട്ട് ആ നമ്മള് ആദ്യം പോയത് മറ്റേ വയനാട് നമ്മടെ മാനന്തവാടി ചുരം ഇല്ലേ അതിലേയാപോയെ deo ല് പോയി വിറക്കുന്നെടാ ആ അങ്ങോട്ടെല്ലാം നല്ല തണുപ്പല്ലേ അല്ലേ? എന്റമ്മോ വിറയ്ക്കും എന്നിട്ട് സംഭവം view ആ സമയത്തു sun sunrise എന്താടാ view എന്നറിയാമോ മലയിലങ്ങോട്ടു പോവുമ്പോ വളഞ്ഞു വളഞ്ഞ് വരുന്നേ

ആ നമ്മള് ഞാൻ അന്നേരെ പറഞ്ഞു അവടെ രാത്രി late ആയിട്ടു വരുമ്പോ മഞ്ഞ ഇതായിട്ടു റോഡ് കാണൂല്ല വെള്ള light ല് ആവുമ്പൊ

deo നാണെങ്കിൽ വെള്ള ലൈറ്റാ ഹെഡ്‍ലൈറ്റ് ആ അപ്പൊഈ മഞ്ഞ ലൈറ്റ് ആണെങ്കിൽ മാത്രേ റോഡ് കാണൂഅത് കൊറച്ചു ഇല്ലെങ്കിൽ accident ആവൂല്ലൊഅതുകൊണ്ട് നേരത്തെ പോവണം എന്നുള്ള ഇതിലാ നമ്മള് പോവുന്നേ അങ്ങോട്ടേക്ക് വേഗം ഇറങ്ങണം ചുരം ഈയിടെ എവിടേലും പോയാല് ഒരു ബാണാസുര dam ലുംപോയെന് എടക്കൽ ഗുഹേ പോയീന്

ബാണാസുര ബാണാസുരേല് പോയി അവിടെ ഒന്നൂല്ല actually പിന്നെ വേറെ എവിടെയല്ലാ പോയെ? വേറെ എടക്കൽ എടക്കൽ പോയിട്ട് അവിടെയാണെങ്കില് കൊറേ ആള് കാരണം കോറോണേന്റെ ബാക്കിയെല്ലാടോം അടച്ചോണ്ട് എല്ലാരും ഇവിടെയല്ലേ വരുന്നത്

home made chocolate എങ്ങിനെ അടിപൊളിയാ?